ചീഫ് എൽസിനെ പറ്റി കുറിച്ച് സംസാരിച്ചാലോ

കേരളമെന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഓർമ്മവരുന്നത് കൃഷിയല്ലേ അതെ കേരളത്തിന്റെ കേരള സമൂഹത്തിന്റെ വലിയൊരു വളർച്ചയ്ക്ക് ഭാഗമായിട്ടുള്ളൊരു കാര്യമാണല്ലോ കൃഷി അപ്പൊ കേരളത്തിലെ കൃഷിയെപ്പറ്റി എന്താ പറയാനുള്ളേ നമ്മുടെ തലത്തിൽ പലതരം കൃഷികളുണ്ട് നമ്മുടെ കേരളത്തിലെ ആൾക്കാര് എല്ലാം തന്നെ വീടുകളിൽ കൃഷിചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം

പുറത്തുനിന്നുണ്ടാക്കു പുറത്തുനിന്നും വേടിക്കുന്ന പച്ചക്കറികൾ നമ്മൾ ഏറ്റവും കുറവ് ഉപയോഗിക്കുക നമ്മൾ നാട്ടിൽ തന്നെ കൂടുതൽ പച്ചക്കറി വിളകൾ കൃഷിചെയ്യണമെന്നതാണ് എന്റെയൊരു അഭിപ്രായം

ആ അത്യാവശ്യം പച്ചക്കറി കൃഷികൾ ഉണ്ട് വീട്ടിലോട്ടുള്ള ആവശ്യത്തിന് മാത്രമായിട്ട് ആ അപ്പോ വീട്ടിൽ ഏതൊക്ക തരം കൃഷിയാ ഉള്ളെ മ്മ് ആ നമ്മുടെ വീട്ടിലോട്ടുള്ള കുറച്ച് മുളക് നമ്മൾ തന്നെ നട്ടിട്ടുണ്ട്

കാലാവസ്ഥ കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകാത്ത തരത്തിലുള്ള കൃഷികളാണ് ചെയ്യുന്നത്

വലിയ തോതിലുള്ളതല്ല എന്നാലും ചെറിയ തോതിലായിട്ട് നമ്മുടെ വീട്ടിലാവിശ്യത്തിന് ആണോ ആ വീട്ടിലെ ആൾക്കാരാണോ നോക്കുന്നതൊക്കെ വീട്ടിലുള്ളവര് തന്നെയാണ് വെള്ളമൊഴിക്കുന്നതും വളമിടുന്നതും ഒക്കെ ആണല്ലേ ഈ ടെറസിലും മറ്റും എവിടൊക്കെയാ അത് വളര്‍ത്തുന്നത് ആ ടെറസിലും കുറച്ച് പറമ്പിലുമായിട്ട് നട്ടിട്ടുണ്ട്

അപ്പൊ ഈ വീട്ടിത്തന്നെ കൃഷിചെയ്ത് ഭക്ഷിക്കുന്നതാണോ നല്ലത് അത് തന്നെ വളരെ അത്യുത്തമം കാരണം പുറത്തുനിന്നും വേടിക്കുന്ന വിഷ പച്ചക്കറികൾ കഴിച്ച് ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങളിലോട്ട് എത്തിപ്പെടുന്നതിലും നല്ലത് നമ്മുടെ തന്നെ വീടുകളിൽ നമ്മൾ തന്നെ അധ്വാനിച്ച് ചെറിയ തോതിൽ പോലും ആണെങ്കിലും അത് കൃഷിചെയ്തെടുക്കുന്നതാണ് വളരെ അത്യുത്തമം ആ ആ ഓക്കെ അത് തന്നെ അപ്പൊ ഈ കൃഷിയ്ക്ക് ഉപയോഗിക്കുന്ന ചില വളങ്ങളെപ്പറ്റിയോ അത് മറ്റും അറിയാമോ

പിന്നെ നല്ലതാണ് പിന്നെ പുറത്തുനിന്നും നമ്മള് അല്ല വീടുകളിൽ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും അതായത് പഴകിയ ഇലകളും പിന്നെ ഇങ്ങനത്തെ വളങ്ങളും എല്ലാംകൂടി ഒരു കുഴിയിലിട്ട് അങ്ങനെ നമ്മള് വളാക്കി എടുത്ത് ചെടിക്കുപയോഗിക്കാം

ആ പിന്നെ അപ്പൊ വീട്ടില് ഇതുപോലെ കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ടോ വലിയ തോതിലില്ല ചെറിയ തോതിൽ എന്തെങ്കിലും വേസ്റ്റ് കൂട്ടിയിട്ടുണ്ടാക്കാറുണ്ട് അപ്പോ വീട്ടിലൊക്കെ പച്ചക്കറിക്കൊക്കെ അത് ഉപയോഗിക്കാറുണ്ട് അതെ ഞങ്ങള് വീട്ടിൽ പുറത്തുനിന്നുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കാറില്ല ഇങ്ങനെയുള്ള ചെറിയ വളങ്ങളാണ് ഉപയോഗിക്കാറ് അപ്പൊ കീടങ്ങള് അതുപോലെ ഉള്ളവ വന്നിരിക്കുമ്പോ എന്താ ചെയ്യാറ്

അകറ്റി നിർത്താൻ പറ്റുമല്ലേ അപ്പൊ വീട്ടിലതൊക്കെ ഉപയോഗിക്കാറുണ്ടോ

ഈ തമിഴ്‌നാട്ടീന്ന് ഉള്ള ഈ വിഷ പച്ചക്കറി വാങ്ങി നമ്മള് പാകം ചെയ്യുന്നതിന് പകരം ഓരോ വീട്ടിലും ആ വീ വീട്ടിലെ വീട്ടിലെ ആവശ്യത്തിനുള്ള ഒരു പച്ചക്കറി കൃഷിചെയ്ത് അത് ഭക്ഷിക്കുന്നതല്ലെ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് അതുതന്നെയാണ് കുറച്ച് അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഏത് മനുഷ്യനും ക്യാൻസർ പോലെയുള്ള എല്ലാ

അതെ നമ്മുടെ ആരോഗ്യത്തിനും അതുതന്നെയല്ലേ ഏറ്റവും നല്ലത്

ആ അതെ അപ്പൊ ഒരു കുട്ടിക്കാലത്തു തന്നെ കൃഷി കൃഷിയോടൊരിഷ്ടം അതൊക്കെ വളർത്തിയെടുക്കണ്ടേ അപ്പൊ നമ്മള് ആ ചെറിയ ചെറു പ്രായത്തിൽ തന്നെ കുട്ടികളെ എല്ലാ സ്കൂളുകളിലും പിന്നെ കൃഷിത്തോട്ടം നിർമ്മിക്കുന്നതിനെ പറ്റിയും കൃഷിയെ കുറിച്ചുള്ള ചെറിയ ചെറിയ അറിവുകൾ ചെറുപ്പത്തിലെ വളർത്തിയെടുത്തവരെ ഇതിലോട്ട് ഒരു ശ്രദ്ധ കൊടുക്കുവാണെങ്കിൽ അവരെല്ലാം ചെറുപ്പത്തിലേ തന്നെ ഇത് പഠിച്ചുപോകും അതാവുമ്പോ വലിയ വലുതാവുമ്പോ തന്നെ അത്യാവശ്യം മനസിലാക്കുമ്പോ അവര് കൂടുതൽ അതിലോട്ട് തിരിഞ്ഞു അവര് അത് ചെയ്യേ ചെയ്യും അല്ലാതെ ചെറുപ്പത്തിലേ ഇതിനെക്കുറിച്ച് ഒരു അറിവും കൊടുക്കുന്നില്ലേ വലുതാവുമ്പോളും കുട്ടികള് മുതിർന്നവരാവുമ്പോളും അവര് പുറത്തുനിന്നും വേടിച്ച് പച്ചക്കറികൾ വേടിച്ച് എളുപ്പ വിദ്യയിൽ കാര്യം നടത്താൻ ശ്രമിക്കും

നഷ്ടവും ദോഷവും നഷ്ടവും അവരുടെ ജീവിതത്തിൽ കൊടുവരികയും ചെയ്യും കൊണ്ടുവരും അസുഖക്കാരായി മാറുകയാണല്ലേ

ആ ഭക്ഷണം കഴിച്ച് ആരോഗ്യവാനാകുന്നതിനേക്കാൾ മെച്ചം ഭക്ഷണം കഴിച്ച് അനാരോഗ്യം വിളിച്ചുവരുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽത്തന്നെ ഉള്ള പറ്റുന്ന സ്ഥലത്തു പറ്റുന്നപോലെ എന്താ കൃഷിചെയ്ത് ഭക്ഷിക്കുക അതുതന്നെയാണ് നോക്കേണ്ടേ

കൂട്ടുകാരോടും എല്ലാരോടും അതുതന്നെ പറയുക അപ്പൊ

അതുതന്നെ ചെയ്‌യുകയാണ് വേണ്ടത് അപ്പോ കോളേജുകളിലും ഇതൊക്ക ശീലമാക്കുക